രൂപം കൊണ്ടു കൊണ്ടതാണ് മലയാളം. വെ വട്ടയെഴുതു പിലുകളൂ ലാണ് ആദ്യകാല മലയാളം എഴുതപെടുന്നു എഴുതപ്പെട്ടു എഴുതപ്പെടുന്നത്. വട്ടയെഴുത്ത് പികളുടെയും പികളുടെയും. സങ്കലന ത്തിലൂടെയാണ് ഇന്നത്തെ മലയാളി മലയാള വരു ത്തിയിരുന്നത്. പതിനഞ്ചാം നൂറ്റാണ്ടാണ് ഇന്നിവിടെ പെടുകയാണ്. കേൾക്കപ്പെടുകയും ചെയ്യുന്ന മലയാളം ഏറെക്കുറെ രൂപപ്പെടുന്നത്. നിത്യവ്യവഹം വ്യവഹ ഭഷ് ഭാഷയിൽ പ്രദേശികമായി തമിഴിൽ വൈദിധ്യം ഇന്നും വളരെയേറെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വരമിഴിയുടെ കാര്യത്തിൽ കേരളമൊട്ടാകെ പണ്ടുമുതൽക്കേ ഏകാത്മക കൈവരിച്ചു കഴിഞ്ഞിരുന്നു. ഭാഷയുടെ ഉത്സാഹത്തെകുറിച്ചു ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു. ചരിത്രം പ്രത്യേക കലം മുതലേയുള്ള നിരവധി മനുഷ്യ ങ്ങളുടേയും, അവയിൽനിന്നും നിന്നിരു തിരിഞ്ഞ അതീവ കേന്ദ്രങ്ങളുടെയും തുടർച്ചയുടെ ബാക്കി പത്രമാണ് ഇന്നത്തെ കേരളം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്‍ടെ ഈ തെക്കുപടിഞ്ഞാറൻ നിരവ്‌ ശത്തു ആദ്യമായി എത്തിപ്പെട്ടവർ ക്ക് ലേക്ക് വർഗ്ഗത്തിൽ പെട്ടവരായിരുന്ന

ഇല്ലാതിരുന്ന് ഇല്ലാതിരുന്നതിനാൽ മുഖ്യമ മുഖ്യമായും വനങ്ങൾ നിറഞ്ഞ ഉയര്‍ന്ന നിരത്തിലുള്ള മലപ്രദേശങ്ങളാണ് സ്വഭാവമായി യും താവളമാക്കിയത്. ഇവർ മുഖ്യമായും നായാട്ടിലൂടെയും വനങ്ങളിലെ കയ കള്‍ ഭക്ഷിച്ചാണ്‌ ജീവിക്കുന്നത്. കൃഷി അവർക്ക് അജ്ഞതമായിരുന്നു. അവരുടെ പിൻമുറക്കാർ ഇന്നും കേരളത്തിൽ അവശേഷിച്ചിട്ടുണ്ട്. കിഴക്കൻ മലകളിൽ കാടുകളിലും കണ്ടുവരുന്ന പണിയർ, ഇള്ളൂര്‍, കുറിച്യര്‍ മുതുവന്മാർ, മലയന്മാർ. മലയന്മാരാ മലയന്മാരായിരിക്കും കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുക.

കണ്ണിക്കാർ തുടങ്ങിയ ആദിവാസികൾ ഇവരുടെ പിൻഗാമികളാണ്. ആദിവാസികളിൽ ഇന്ന് മലയന്മാരാണ് നമ്മുടെ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന കൂടുതൽ ആളുകൾ. ബാക്കിയുള്ളവർ ഉള്‍കാട്ടിലൂടെ തന്നെയാണ് അവർ കൂടുതൽ സഞ്ചരിക്കുന്നത്. പിന്നീട് കടന്നുവരവാണ് കടൽ കുറേകൂടി പിൻവാങ്ങി പിൻവാങ്ങി കൂടുതൽ സമതല പ്രദേശങ്ങൾ ഉയർന്നു വരു വന്നിരിക്കുകയും ഭൂപ്ര ഭൂപ്രകൃതിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിനുശേഷമാണ് ഇതിനാണ് ചരിത്രഗവേഷണങ്ങൾ ക്കാരുടെ ഗവേഷണ ചരിത്രഗവേഷണക്കാരുടെ കാര്യമായ വ്യത്യാസങ്ങള്‍ ഉണ്ടാക്കുകയും ചരിത്രഗവേഷണക്കാർ ഇതാണ് ഇതാണ് ചരിത്രഗവേഷണക്കാർ കണ്ടു കരുതുന്നത്. മഹാശിലാ സം ത്തിന്‍ടെ ആഹ് ഇവരാണ്. കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽനിന്നും ഈ സംസ് സംസ്കര രീതിന്‍ടെ അവശിഷ്‌ടങ്ങൾ കണ്ടു. അവശിഷ്‌ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കൃഷി അറിയാതിരുന്ന ഇവർ കൃഷി അറിയാത്തവർ ഇവർ വാസികൾ അധിവസിച്ചിരുന്ന വനങ്ങളിലേക്ക് കടക്കാതിരിക്കുകയോ വാസികൾ ഈ സമതലകളിലേക്ക് കൂടിച്ചേർക്കുകയോ ചെയ്‌തിരിക്കാം ഈ കൂടുതൽ ചെയ്‌തിരിക്കാം. കൊള്ളക്കെട്ടുകളിൽ ഏർപ്പെട്ടിരുന്നത് പിൽക്കാലത്തെ സംഘം സംഘം കൃതികള്‍ സംഘംകൃതികൾ കളി നിന്ന് മനസിലാക്കാം. ഇവർ കളി~ കാളി. പൂർവ്വികർ, മുത്തപ്പൻ, പ്രകൃതിശക്തികൾ, മലദൈവങ്ങൾ എന്നിവരെ ആരാധിച്ചിരുന്നു. അവർ കൂടുതലും ആരാധിച്ചിരുന്നത് പാറയിൽ കൊതിണ്ടാക്കിയ ദൈവങ്ങളും

രചിക്കപെടുന്നതിനും ശേഷം ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിപ്പെടുമ്പോഴേക്ക് ഏതായാലും കേരളം എന്ന വാക്ക് ഒരു സ്വാതന്ത്ര്യത്വത്വം നേടിയിരുന്നു.

സുഗ്രീവൻ വാനരൻമരെ ദക്ഷിണദേശത്തേക്കു ക്കുമ്പോള്‍ കാണാവുന്ന രാജ്യങ്ങളെപ്പറ്റി രാമായണത്തിൽ ഇങ്ങനെ പറയുന്നു. മഹാഭാരത്തിൽ ഭാരത ഭൂമിയുടെ തെക്കോ അറ്റത്തുള്ള രാജ്യങ്ങളെപ്പറ്റി പ്രസ്താവിക്കുമ്പോൾ ദ്രമിഡം, കേരളം, കർണാടകം മുതലായ

പിന്നീട് ഇവിടെ പറയുന്നത് പുരാണങ്ങളും ഇതിഹാസങ്ങളും രചിക്കപ്പെടുന്ന രീതിയെ കുറെ കാലം കഴിഞ്ഞവ ഇന്നത്തെ മട്ടിലായിരുന്നതൊരു അവയിൽ പക്ഷിതമായി പലതും കടന്നുകൂടി എന്നും പണ്ഡിത മതമുണ്ട്. കേരളത്തെപറ്റിയുള്ള ഏറ്റവും പഴ പഴയ പഴേക്കാല്‍കുറിച്ച് രേഖാ ക്രിസ്തുവിനും മുൻപ് ഇരുനൂറ്റി ഇരുപത്തിരണ്ടിനും ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട്‍ bar നും ഇടയിൽ മദ്ധ്യ അശാങ്ക ചക്രവർത്തി സ്ഥാപിച്ച ഒരു ശിലാഫലകയിൽ രണ്ടാം ശിലാ നിന്നാണ് ലാഭിച്ചി~രിക്കുന്നത്. കേരള

പരാമർശിക്കപ്പെടുന്നത് കേരളമാണ്. ക്കപ്പെടുന്നത്. ശീലാസനം പതിമൂന്നിലും ഇതേ ഒരു പതിമൂന്നിലും ഇതേ വിധത്തിലുള്ള പരാമർശനം കാണാം. കേരളം മധ്യ യില്‍ മേഖലയിലെ ജനങ്ങളുമായുള്ള വ്യാ~ വ്യാപാര വ്യാപാരന്ധത്തില്‍ ത്തിന് പുരാതനമായ ചരിത്രമുണ്ട്. BCE ആയിരം. ആയിരം bar ൽ കാലം ഫൊണീഷ്യന്മാർ കേരളത്തിലുള്ള officer ഓഫിർ എന്ന തുറമുഖം സന്ദർശിക്കപ്പെടു ഉണ്ടായിരുന്നു. ഇന്നത്തെ പൂവാർ എന്ന ഗ്രാമത്തിലാണ് ഈ ഒഫി ഈ ഓഫീർ തുറമുഖം നിലനിന്നിരുന്നത് എന്നും കരുതപ്പെടുന്നു. ബൈബിളിൽ പലയിടമായി കേരളത്തെ പറയുന്നുണ്ടെങ്കിലും കുറിച്ച് പറയുന്ന സ്ഥലത്തും ഇന്ത്യയിൽ നിന്നും കൊണ്ട് വന്ന ആന എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ബൈബിളിൽ എസ്തറിന്‍ടെ പുസ്തകത്തിൽ വർഷം BC നാന്നൂറ്റിഎൺപത്തിമൂന്ന് bar നാന്നൂറ്റിഎൺപത്തിരണ്ട് തുടങ്ങി March നാനൂറ്റിഎഴുപത്തിമൂന്ന് BC കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ നദീം ഗോദാ . ഇന്ത്യ ഇന്ത്യയില്‍ പരാമർശിച്ചിരുന്നു. ഒന്ന് by ഒന്ന് ഈ നൂറ്റാണ്ടിൽ ഈ നൂറ്റി പത്തു ഏഴിന്‍ടെയില്‍ നിന്ന് എത്തിപ്പോയ ക്കുള്ള സംസ്ഥാനങ്ങൾക്കും ഭരിച്ചിരുന്ന

യോടും. മാരോടും നാടുവാഴികൾക്കും ഇന്ത്യ നിന്നും പ്രവിശ്യങ്ങളില്‍ ഉദ്യോഗാർത്ഥികൾക്കും കല്പിച്ച ഒരേയൊരു എഴുത്തായിരുന്നു അത്. സ്വന്തം script ൽ ഒപ്പം ലോക്ക് നൂര്‍ ഇരു

യഹൂദന്മാരുടെ ജാതികളെ ഒക്കെയും ഈ കത്തിന്‍ടെ പകർപ്പ് മഹാരാജാവായ ഇന്ത്യയിൽ നിന്ന് എത്തിപ്പോയേക്കവര് ഉദ്യോഗസ്ഥർ നൂറും ഇരുപത്തിയേഴു നൂറ്റി നൂറും ഇരുപത്തിയേഴും പ്രാവശ്യങ്ങൾക്കു governor മാർ താഴെ എഴുതുന്നു. ആനകളെ താ~ തേടി അവർ ഇന്ത്യയിൽ കേരളത്തിലേക്ക് എത്തിയിരുന്നു. ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്ഞാനിയുടെ അരികിലേക്കു അയച്ചു സന്തോഷത്തിൻറെ രഹസ്യമെന്താണെന്ന് അറിഞ്ഞു വരാൻ ഏതാണ്ടു നാൽപതു നാൾ അവർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടു പിടിച്ചു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ കൊട്ടാരം അകത്തു ചെന്നപോഴോ അതിലും വലിയ വിസ്മയം അവൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതി ദിവ്യനായ ഒരു സന്യാസി വൈദ്യനായിരുന്നു പക്ഷെ ഇവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു ചിലർ മൂലകൾ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു ഒരു ഭാഗത്തു ചെറിയൊരു ഗാനമേള അതിനപ്പുറത് അതിസമൃദമായ ഒരു വിരുന്നു മേശ വലിയ വലിയ തളികകൾ നിറച്ചു അസ്വാധ്യകരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു ഒരോരുത്തരെ ആയി അരികിൽ വിളിച്ച് ജ്ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു ഏതാണ്ട് രണ്ടുമണിക്കൂർ കാക്കേണ്ടി വന്നു അവൻ്റെ സമയെത്താൻ അവൻ തൻ്റെ വരവിൻെറ ഉദ്ദേശം ജ്ഞാനിയെ അറിയിച്ചു അദ്ദേഹത്തിൻെറ മറുപടി സന്തോഷത്തിൻെറ രഹസ്യം അറിയണം അല്ലേ പക്ഷെ തൽകാലം അല്പം തിരക്കുണ്ട് പോയി എൻെറ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റിനടന്നു കണ്ടിട്ട് വരൂ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു ചെറിയ spoon എടുത്ത് അദ്ദേഹം അവൻ്റെ നേരെ നീട്ടി അതിൽ രണ്ട് തുള്ളി എണ്ണയുണ്ടായിരുന്നു വെറുതെ നടക്കേണ്ട ഇതു കൂടി കൈയിലിരിക്കെട്ടെ അദ്ദേഹം പറഞ്ഞു നടക്കുമ്പോൾ എന്ന തുളുമ്പി പോവാതെ സൂക്ഷിക്കണം കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ രണ്ട് മണിക്കൂർ കഴിച്ചു കൂട്ടി പക്ഷെ മനസ്സ് മുഴുവൻ ആ spoon ലായിരുന്നു എണ്ണ തുളുമ്പിപ്പോകരുതല്ലോ രണ്ടു മണിക്കൂറിനു ശേഷം അവൻ ജ്ഞാനി ഇരുന്നിരുന്ന മുറിയിൽ തിരിച്ചെത്തി ഓ നീ വന്നോ അദ്ദേഹം അവൻ്റെ നേരത്തിരി എല്ലാം നടന്നു കണ്ടില്ലേ പൂമുറിയിലെ തിരശീലകൾ പേർഷ്യയിൽ നിന്ന്‌ പ്രത്യേകമായി നയ്യിച്ചു കൊണ്ടുവന്നതാണ് നമ്മടെ ഉദ്യാനമെങ്ങനെ

ഈ പറഞ്ഞതൊന്നും തന്നെ അവൻ്റെ ശ്രദ്ധയിൽ പെട്ടിതിരുന്നില്ല മനസ്സ് മുഴുവൻ spoon ലെ എണ്ണയിലായിരുന്നു അതെങ്ങാനും തു തുളുമ്പി പോയാലോ അവൻ വാസ്തവം തുറന്നു പറഞ്ഞു കുറ്റസമ്മതം നടത്തി ആട്ടെ ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ചു കണ്ടിട്ട് വരൂ ഇതാ എന്റെ ലോകം തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവന്റെ ചുറ്റുപാട് ശരിയായി മനസ്സിലാക്കി

കട്ടിലും ചുമരിലുമൊക്കെ കലാസൃഷ്ടികൾ അതിസുന്ദരമായ ഉദ്യാനം അതിനു ചുറ്റുമുള്ള മലനിരകൾ എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ എന്തുമാത്രം സൗന്ദര്യബോധത്തോടു കൂടിയാണ് ആ തോട്ടം ഒരുക്കിയിരിക്കിരിക്കുന്നത് ജ്ഞാനിയുടെ മുൻപിൽ അവൻ പിന്നെയും ചെന്നു നിന്നു കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു പക്ഷെ ഞാൻ നിൻെറ കൈയിലേൽപ്പിച്ച ആ രണ്ടുതുള്ളി എണ്ണ എവിടെ ജ്ഞാനിയുടെ ചോദ്യം

ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിൽ രണ്ടുതുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം അത് തെന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി ഇടയൻ നിശ്ശബ്ദനായിരുന്നു കഥയുടെ ഗുണപാഠം അവൻെറ മനസ്സിൽ പതിഞ്ഞു ഇടയൻറെ മോഹം നാടുചുറ്റി കാഴ്ചകൾ കാണുകയാവാം ആയിക്കോട്ടെ അപ്പോഴും അവൻെറ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിൻെറ മേലിൽത്തന്നെ ഉണ്ടാവണം കൊവ്വായി കായലിൻെറ നിശ്ചലമായ ആഴത്തിലേക് സാവധാനം താണുവന്ന മണ്ണിരയുടെ നേർക്ക് ആർത്തിയോടെ കുതിക്കാനാഞ്ഞ പൂവാലിയെ അലകൾ തടഞ്ഞു പോവാതെ പൊന്നെ അതു മരണകെണിയാണ് അപ്പോൾ മാത്രമാണ് മണ്ണിരയെ തുളഞ്ഞു പുറത്തേക് ഉന്തിനിന്നചൂണ്ടകുളത്തിൻെറ മൂർച്ഛത്തിളക്കം പൂവാലി കണ്ടത് അവളുടെ ഉടൽ വിറച്ചു അലകൾ ശാസിച്ചു ശ്രദിക്കേണ്ടേ നമ്മൾ മീനുകൾക്ക് നാലുചുറ്റിലും കണ്ണു വേണം ഒരിക്കലും എടുത്ത് ചാടരുത് കുറ്റബോധത്തോടെ പൂവാലി അഴകനെ മുട്ടിയിരുന്നു നിന്നു അഴകൻ സമദനിപ്പിച്ചു വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല പൂവാലി നിനക്കിപ്പോൾ പ്രത്യേകം ശ്രദ്ധവേണ്ട കാലമാണ് ഉത്സാഹത്തോടെ പൂവാലി ചോദിച്ചു എപ്പോഴാണ് നാം യാത്ര പുറപ്പെടുക മഴ പെയ്യാതെ നാം എങ്ങനെ പുറപ്പെടും ആകാശകാഴ്ചകളുടെ ഇരുളിമയിലേക് നോക്കി പൂവാലി ആശ്വസിച്ചു നല്ല മഴക്കാറുണ്ട് ഇന്നു പെയ്യാതിരിക്കില്ല അഴകൻ നടുവീർപ്പിട്ടു ദിവസം പത്തു പതിനഞ്ചായില്ലേ ആകാശം ഇങ്ങനെ മുഖം വീർപ്പിച്ചു നിൽക്കുന്നു ഒന്ന് പൊട്ടികരഞ്ഞൂടെ ഈ ആകാശത്തിന് മനോഹരമായ മിഴികൾ ആകാവുന്നത്ര വിടർത്തി പൂവാലി ചോദിച്ചു ആക ആകാശത്തിൻെറ കണ്ണുനീരാണ് മഴ അല്ലെ ആയിരിക്കാം പക്ഷെ മഴപെയ്തില്ലെങ്കിൽ നാം എന്തു ചെയ്യും പൂമൊഴികളൊന്നും അഴകൻറെ ഉള്ളിൽ തെളിഞ്ഞില്ല നിലാരംബനെ പോലെ അവൻ ഉരുവിട്ടു എനിക്കറിയില്ല പൊന്നേ ഒന്നുരണ്ട് മഴയെങ്കിലും നന്നായി പെയ്താലെ കുന്നുകളിലൂടെ നീരൊലിപ്പ് ഉണ്ടാവു അതിലൂടെ കയറി കയറി പോയാലേ നമ്മുക് ശൂലാപ്കാവിൽ എത്തിച്ചേരാനാവു പൂവാലിയുടെ കണ്ണുകൾ തുറന്നു അപ്പോൾ അഴകൻ ചോദിച്ചു ഈ കായലിലോ ഉപ്പുവെള്ളത്തിൽ നിനക്ക് മുട്ടയിടാൻ ആകുമോ എല്ലാം ചീഞ്ഞുപോകും പൂവാലി ശത്രുക്കൾ തിന്നുകയും ചെയ്യും കാവിനകത്തെ ശുദ്ധജലത്തിലാണ് നമ്മുടെ കൂട്ടുകാർ മുട്ടയിടുന്നത് അല്ലാതെ മറ്റേടത്തു മുട്ടയിടാനോ കുഞ്ഞുങ്ങളെ പോറ്റിവളർത്താനോ നടുംസൂര്യ മത്സ്യങ്ങൾക്ക് സാധിക്കുകയില്ല മഴക്കാലത്ത് നമ്മുക്ക് എളുപ്പമല്ലേ കാവിലെ കുന്നു കുന്നുകൾ കയറാൻ വിഡ്ഢിത്തം പറയാതെ വേനൽമഴ തുടങ്ങുമ്പോൾ ശൂലാപ്പിൽ എത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിൻറെ മാരിപെയ്ത് തുടങ്ങും ആ വെള്ളപായ്ച്ചലിൽ ശത്രുക്കളുടെ പിടിയിൽ പെടാതെ അമ്മമാർക്കു കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പുഴയും പിന്നെ കായലിലും എത്തിക്കാം പൂവാലി തലകുലുക്കി എങ്കിൽ നമ്മുക്ക് ആക ആകാശദേവനോടും ശൂലപ്പു ദേവിയോടിയും പ്രാർത്ഥിക്കാം മഴപെയ്യാൻ അഴകൻ പറഞ്ഞു അമ്മയാകാൻ കൊതിക്കുന്ന പെണ്ണല്ലേ നീ നീ പ്രാർത്ഥിച്ചാൽ ദൈവങ്ങൾ കേൾക്കും ഞാൻ പ്രാർത്ഥിക്കാം അഴകാ നമ്മുക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും മഴക്കിട്ടാൻ പൂവാലിയും ആഴകനും പ്രാർത്ഥനയിൽ നീണ്ടു കണ്ണുതുറന്നു ആഹ്ളാദത്തോടേ പൂവാലി പറഞ്ഞു അഴകാ ആകാശദേവൻ എന്നോട് പറഞ്ഞു ശൂലപ്പു ദേവിയും എന്നോട് പറഞ്ഞു ഉടനെ മഴപെയ്യും കരിങ്കടൽ പോലെ കറുത്തു തുടങ്ങിയ ആകാശത്തേക്ക് നോക്കി അഴകൻ സമാധാനിച്ചു ഇന്നു മഴപെയ്യും പെയ്താൽ പുലർച്ചെ നാം യാത്ര പുറപ്പെടണം വെളിച്ചമായാൽ ആയുധങ്ങൾ ഏന്തിയ മനുഷ്യർ വഴിതടയും മനുഷ്യനായ മനുഷ്യനെയാണോ ഏറ്റവും പേടിക്കേണ്ടത് പണ്ടു ശൂലാപ്പിലേക്കു പോവുന്ന നടുംച്ചൂരികൾ ഏറ്റവും പേടിച്ചത് മണ്ണുമുതലകളെയാണ് അമ്മമ്മ പറഞ്ഞ തന്ന കഥകളിലൊക്കെ കുറേ മണ്ണൻ മുതലകളുണ്ട് വലിയ പാറക്കല്ലുകളാണെന്നേ തോന്നു വഴിയിൽ അനക്കമറ്റ്‌ കിടക്കും അടുത്തെത്തുമ്പോൾ ഠപ്പേന്ന് വായ് തുറക്കും തീർന്നു കഥ മുതലകളെക്കാൾ തന്ത്രശാലികളാണ് നീർനായകൾ പൂവാലിക്ക് ഭയമായി അഴകാ നീ എന്നെ പേടിപ്പിക്കുന്നു പേടിക്കാനില്ല പൂവാലി മുതലുകളുടെയും നീർനായകളുടെയും മീൻകൊത്തികളുടെയും വംശങ്ങൾ തന്നെ ഇല്ലാതായില്ലേ പക്ഷെ മനുഷ്യനെ പേടിച്ചേ പറ്റു മുട്ടയിടാൻ പോവുകയാണോ മുട്ടയിട്ട് കൊച്ചുകുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചവരുകയാണോ എന്നൊന്നും അവനറിയേണ്ട കു കുത്തൂടകളും വലകളും വെട്ടുകത്തിയുമായി അവൻ തക്കംപാർത്തു നിൽക്കും അഴകാ നീ എന്നെ വീണ്ടും പേടിപ്പിക്കുന്നു സൂക്ഷിക്കാൻ പറയുന്നതാണ് പൂവാലി കുന്നു കയറുമ്പോൾ നമ്മുടെ ഉൾകണ്ണും തുറന്നു വെക്കണം

ആഹ്ളാദം തുളുമ്പുന്ന ഒച്ചയിൽ പൂവാലി പറഞ്ഞു എത്രപെട്ടന്നാണ് കാലം ഒഴുകിപോവുന്നത് അല്ലേ സ്നേഹാധിക്യത്തോടെ അവൻ്റെ ചെകിള പൂക്കളിൽ ഉമ്മവെച്ചു അവ അവൾ കൂട്ടിച്ചേർത്തു അഴകാ

ജീവിതത്തിൻെറ നൈരന്തര്യത്തെ മരണത്തെ അ അതിശയിപ്പിക്കുന്ന അതിൻ്റെ മഹത്വത്തെ പറ്റി നീ എന്നെ ബോധവാനാക്കി കാലമെത്ര കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നാം ഈ കായലിൽ തന്നെ ഉം പിടിച്ചുകൊണ്ടിരിക്കും അന്നേരം ദൈവങ്ങൾ കനിഞ്ഞത് പോലെ മഴയുടെ ആദ്യ തുള്ളികൾ ജല ഉപരിതരത്തിലേക് വീണുപൊട്ടുന്നതു ക കേട്ട് അഴകനും പൂവാലിയും സന്തോഷത്തോടെ കിടുകിടുത്തു ഇരുവരും ആകാശത്തേക്കു തുള്ളിച്ചാടി മഴത്തുള്ളികളുടെ കുളിർമ ശരീരത്തിൽ അനുഭവിച്ചു അഞ്ചാറു നിമിഷങ്ങൾ മാത്രം തീർന്നു മഴ മത്സ്യങ്ങൾ ദുഃഖത്തിലായി പൂവാലിയെ സമാധാനിപ്പിക്കാൻ അഴകൻ ചുണ്ടു തുറന്നു ഇത് തുടക്കമാണ് ഇന്ന് രാത്രി മഴ കൊട്ടിയിറങ്ങും അഴകനേ സമാധാനിപ്പിക്കാൻ പൂവാലിയും പറഞ്ഞു അതെ ഇന്ന് രാത്രി മഴ കോരിച്ചൊരിയും രാത്രി രണ്ടു മൂന്ന് പ്രാവിശ്യം മഴ ചാറി നല്ലൊരു മഴപെയ്യ്തിന് വേണ്ടി ഇരുവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു പുലർച്ചെ അല്പം കനി കനപ്പിച്ചു തന്നെ മഴതുടങ്ങിയപ്പോൾ അഴകൻ സന്തുഷ്ടനായി പറഞ്ഞു കുന്നുകറ കുന്നുകയറാൻ ഈ മഴ മതിയാകും വാ നമ്മുക്ക് വേഗം പുറപ്പെടാം കവ്വായിക്കായൽ കടന്നു മത്സ്യങ്ങൾ പുഴയിലേക്കായി മ്പോഴേക്കും മഴ ശമിച്ചിരുന്നു പുഴയുടെ ചോര കത്തിയ ജഡം പോലെ അവരവിടെ കരയ്ക് വെള്ളം തങ്ങിനിന്നിരുന്നു വഴിയിൽ മത്സരത്തിന്റെ അടിയിൽ എത്തിയപ്പോൾ വെള്ളത്തിൻറെ രുചി അറിഞ്ഞ് അഴ്കൻ പറഞ്ഞു ഇവിടെന്നാണ് കടന്നുകയറേണ്ടത് നീരൊഴുക്ക് പാറിവീഴുന്ന പാറക്കെട്ടിൻെറ മുകളിലോട് ഇതിവിടെ അവസാനിക്കുന്നു നമസ്കാരം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 ആദ്യ കാലങ്ങളിൽ കേരളത്തിൽ നിർമിച്ചിട്ടുള്ള ചലച്ചിത്രങ്ങളെയും മലയാള ചലച്ചിത്രം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മികച്ച ഉള്ളടക്കം നിറഞ്ഞ കഥകളുടെ അവതരണത്തിലും സ്വാഭാവിക അഭിനയത്തിലൂടെയും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമാ വ്യവസായം കൂടെയാണ് മലയാള film industry ആദ്യകാല ചലച്ചിത്ര പ്രവർത്തനങ്ങൾ ആയിരത്തിഎണ്ണൂറ്റിതൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ലൂമിയർ സഹോദരന്മാർ പാരീസിന്റെ പാരിസിലെ ഒരു cafe യിൽ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്ര projection പ്രദർശനം നടത്തിയത് ആറുമാസങ്ങൾക്ക് ശേഷം ആയിരത്തിഎണ്ണൂറ്റിതൊണ്ണൂറ്റിയാറ് ജൂലൈയിലെ ജൂലൈ ഏഴിന് പ്രദർശനം ഇന്ത്യയിൽ ആ ആരംഭിച്ചു ലൂമിയർ സഹോദരന്മാരുടെ സഹായിയായിരുന്ന മാരിയർ ഷെട്ടി ആയിരുന്നു ഇന്ത്യയിലെ പ്രദർശനത്തിന് പിന്നിൽ ബോംബയിലെ Esplanade Mansion ള watson hotel ൽ ആയിരുന്നു ആദ്യ പ്രദർശനം ഒരു മണിക്കൂറിൽ താഴെ പ്രദർശന സമയം കൊണ്ട് ആറ് ഹ്രസ്വ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ പിറവിയോടെ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ചലച്ചിത്ര പ്രദർശനങ്ങൾ ആരംഭിച്ചു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 bioscope ഉം film ഉം ഉപയോഗിച്ചായിരുന്നു പ്രദർശനം ആയിരത്തിതൊള്ളായിരത്തിയേഴിൽ ഈ bioscope കുവ കാട്ടൂക്കാരൻ വാറുണ്ണി ജോസും KW ജോസും സ്വന്തമാക്കി ആ വർഷത്തെ തൃശൂർ പൂരത്തിന് അദ്ദേഹം ഹ്രസ്വചിത്രം അദ്ദേഹം ചിത്ര പ്രദർശനം നടത്തി കേരളത്തിലെ പ്രദർശന വിജയത്തെ തുടർന്ന് ദേശങ്ങളിലൊട്ടാകെ ജോസഫ് bioscope പ്രദർശനങ്ങൾ നടത്തി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

രാജ ഹരിശ്ചന്ദ്ര ആയിരത്തിതൊള്ളായിരത്തിപ്പത്തിമൂന്ന് മെയ് മൂന്നിനാണ് പ്രദർശനത്തിന് എത്തിയത് ഇതിനും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തിതൊള്ളായിരത്തിഇരുപത്തിയഞ്ചിലാണ് കേരളത്തിൽ ആദ്യ theatre വന്നത് കോഴിക്കോട് Crown തൃശൂർ രാമവർമ ആയിരത്തിതൊള്ളായിരത്തിമുപ്പത് തൃശൂർ ജോസ് ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തൊ മുപ്പത്തൊന്ന്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 ഒരു വർഷത്തിനു ശേഷം ആയിരത്തിതൊള്ളായിരത്തിഇരുപത്തിയെട്ടു നവംബർ ഏഴിനാണ് മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ പുറത്തിറങ്ങിയത് ചലച്ചിത്രം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ചലിക്കുന്ന കുറെ ചിത്രങ്ങൾ അതായിരുന്നു വിഗതകുമാരൻ അഗസ്തീശ്വരത്തിൽ ജനിച്ച ജോസഫ് ചെല്ലയ്യ ഡാനിയേൽ എന്ന JC ഡാനിയേൽ എന്ന വ്യവസായ പ്രമുഖൻ ആയിരുന്നു വിഗതകുമാരന്റെ സംവിധായകനും നിർമാതാവും അത് അവസാനത്തെ ആദ്യത്തെ സിനിമ studio യോ ആയ Travancore National Pictures ന് തിരുവനന്തപുരത്തു ഡാനിയേൽ തുടക്കം കുറിച്ചു നാല് ലക്ഷത്തോളം രൂപ ചെലവിട്ട് ഈ studio യിൽ വച്ചാണ് വിഗതകുമാരൻ പൂർത്തിയാക്കിയത് ചിത്രീകരണം പൂർണമായും കേരളത്തിലായിരുന്നു തിരുവനന്തപുരത്തെ PSVOV സിനു സമീപം അബീഷ അഭിഭാഷകനായ നാഗപ്പൻ നായരുടെ

ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം പ്രശസ്ത അഭിഭാഷകനായ ഉള്ളൂർ ഗോവിന്ദപിള്ളയാണ് ഉത്‌ഘാടനം ചെയ്തത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കൊല്ലം ആലപ്പുഴ തൃശൂർ തലശ്ശേരി നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിലും തൃശ് ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു ഇത്രയധികം പ്രദർശനങ്ങൾ ഉണ്ടായിട്ടും ചിത്രത്തിന് മുടക്കു മുതൽ തിരിച്ചുപിടിക്കാനായില്ല

ഡാനിയേലിനെയാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് മലയാള സിനിമയിലെ പരമോന്നതമായ ബഹുമതി നൽകുന്നത് JC ഡാനിയേലിന്റെ പേരിലാണ് JC ഡാനിയേലിന്റെ ജീവിത കഥയെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തിപതിമൂന്നിൽ സംവിധായകൻ കമൽ celluloid എന്ന പേരിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ രണ്ടാമത്തെയും അവസാനത്തെയുമായ നിശബ്ദ ചിത്രം ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തൊന്നിൽ പ്രദർശനത്തിന് എത്തിയ മാർത്താണ്ഡ വർമ്മയാണ് PV രാമൻ പിള്ളയുടെ

JC ഡാനിയേലിന്റെ ബന്ധു കൂടിയായ AR സുന്ദർരാജ് ആണ് ചിത്രം നിർമിച്ചത് capitol theatre ൽ തന്നെയാണ് ഈ ചിത്രവും release ചെയ്തത് ഈ നോവലിന്റെ പകർപ്പവകാശം സംബന്ധിച്ച പരാതിയെ തുടർന്ന് അഞ്ചു ദിവസത്തെ പ്രദർശനത്തിന് ശേഷം ചിത്രത്തിന്റെ print പ്രസാധകർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു പൂനെയിലെ national film archives ൽ ഈ print സൂക്ഷിച്ചിട്ടുണ്ട് ആദ്യകാല ശബ്ദ ചിത്രങ്ങൾ ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിയാറിൽ TR സുന്ദരം സ്ഥാപിച്ച സേലം modern theatre സുഗാ റാം തയ്യാറാക്കപ്പെട്ട ബാലൻ ആണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം നാഗർകോവിൽ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 മുതുകുളം രാഘവൻപിള്ള തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതി ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിയേഴ് ആഗസ്ത് പതിനേഴിന് നിർമാണം തുടങ്ങിയ ചിത്രം ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിയെട്ട് ജനുവരി പത്തിന് theatre കളിൽ എത്തി കുഞ്ഞമ്മു എന്ന നടിയായിരുന്നു ആദ്യ നായികയായി അഭിനയിക്കേണ്ടിയിരുന്നത് കോട്ടക്കൽ നാടക സമിതി അംഗമായ K കുഞ്ചു നായകൻ KK അരൂർ MK കമലം എന്നിവർ നായികാനായകന്മാരായി വേഷമിട്ടു ബാലനുവേണ്ടി ആദ്യം record ചെയ്ത ശബ്ദം മറ്റൊരു മുഖ്യ കഥാപാത്രത്തെ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

ബാലന്റെ പ്രധാന നടനും നായകനുമായ KK അരൂർ harmonist ഇബ്രാഹിം എന്നിവർ പഠിപ്പിച്ച ഇരുപത്തിമൂന്നു ഗാനങ്ങൾ ബാലനിൽ ഉണ്ടായിരുന്നു ബാലന്റെ വിജയത്തോടെ തമിഴരായ ചിലർ മലയാള ചലച്ചിത്ര നിരൂപണത്തിനിറങ്ങി അപ്പൻ തമ്പുരാന്റെ ഭൂതരായ ചലച്ചിത്രമാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു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 ആയിരത്തിതൊള്ളായിരത്തിനാല്പത് മാർചിൽ S മെത്താനിയുടെ തന്നെ സംവിധാനത്തിൽ ജ്ഞാനാംബിക എന്ന നാലാമത്തെ മലയാള ചലച്ചിത്രം പുറത്തിറങ്ങി ഇതോടുകൂടി ഞാനീ ടൊ topic ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം

എന്ത് ചെയ്യാ നാളെ വിഷു അല്ലെ അപ്പൊ അതിൻ്റെ പണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കാ ആണോ ആഹ് എവിടെവരെ ആയി ഒരുക്കമൊക്കെ ആഹ് കണിയൊക്കെ ഇങ്ങനെ fruits ഒക്കെ ഇങ്ങനെ ready ആക്കുന്നു

ഇവിടെ ഇനി ഒരുക്കണം എല്ലാം ഒരുക്കാൻ പോവുന്നു കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കണം പിന്നെ fruits എല്ലാം ഓരോ ആഹ് ഇത് പഴങ്ങളെല്ലാം വെയ്ക്കണം പിന്നെ പിന്നെ എന്തുവാ പിന്നെന്ത് set മുണ്ടും വെക്കണം

ആഹ് ആഹ് മല മലയാളം മാത്രം

നാണയം വെക്കണം പിന്നെ അരി വെക്കാം പഴങ്ങള് വെക്കാം പിന്നെ

കണിക്കൊന്നപൂവ് വെക്കണം

ഇവിടെ കണിക്കൊന്ന ഇല്ല ഇവിടെ ഞങ്ങള് വാങ്ങിക്കാൻ പോവ്വാണെങ്കിൽ കണിക്കൊന്നയുടെ ആഹ് ഈ അല്ലാത്തതിൻ്റെ കിട്ടും ഈ അല്ലാത്ത type ഡ്യൂപ്ലി ആഹ് ആഹ് ആഹ് okay അങ്ങനെ കിട്ടും പിന്നെ അല്ലാതെ നമ്മുടെ അവിടെ കിട്ടുന്ന പോലത്തെ കണിക്കൊന്നയൊന്നുമില്ല ഇവിടെ

അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേൽക്കണം ഇല്ല്യോ നാളെ രാവിലെ എണീറ്റ് വിളക്ക് കത്തിക്കണം അതെയതെ രാവിലെ എണീറ്റ് കണികാണണം

പിന്നെ വിളക്ക് കത്തിച്ചു ആരാ ചെയ്യുന്നത് അമ്മയാണോ ആഹ് അമ്മയായിരിക്കും ചെയ്യുന്നത് രാവിലെ ഞാൻ എങ്ങനെ എണീക്കാം ന്നു പറഞ്ഞു പക്ഷെ എണീക്കുമോ ന്നു അറിയത്തില്ല രാവിലെ എഴുന്നേൽക്കണം വിളക്ക് കത്തിക്കണം കണി എല്ലാം കാണിക്കണം പിന്നെ